സ്പീക്കർ 2 ഇ, വൈഷ്ണവ്‌ സി നായർ ഏജ്‌ ട്വന്റി ട്വോ യേർസ്‌ ഡോ ഹെറെബി ഗിവ്‌ ഇം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ടോ ഡോ ആൻഡ്‌ റിട്ടൻ റെക്കോർഡിംഗ്‌ ഓഫ്‌ മൈ വോയ്സ്‌ ആൻഡ്‌ വീഡിയോ ഓഫ്‌ കൺവർസേഷൻ ഓഫ്‌ ട്വന്റി ട്വന്റി ഒനെ ടോ ട്വന്റി ട്വന്റി ട്വോ.
സ്പീക്കർ 2 ഫർദർ, ഇൻ എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ, ഇ ഡോ അൺകണ്ടീഷണലി ഇറേവോക്കബ്ലി അസൈൻ ആൽ മൈ റൈറ്റ്സ്‌ ഇൻ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ ഓഫ്‌ ട്വന്റി ട്വന്റി ഒനെ ടോ ട്വന്റി ട്വന്റി ട്വോ ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ സ്‌ ട്വോ സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌.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
സ്പീക്കർ 1 നമ്മുടെ വിഷയം കായികമാണല്ലോ കായികമെന്നത് വളരെ വളരെ പ്രശസ്ത വിഷയമാണ്. പ്രതേകിച്ച് ഈ ഒരു പ്ര ഈ ഒരു പ്രതേക കാലഘട്ടത്തിൽ കായികം എന്ന മേഖലയിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ അതിൽ
സ്പീക്കർ 1 വളരെ മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ച വെക്കുന്ന സ്ഥലങ്ങൾക്ക് മാത്രമേ ആ രാജ്യങ്ങൾക്കും സമൂഹങ്ങൾക്കും മാത്രമേ മറ്റുതരത്തിലുള്ള വളർച്ചയും ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. കായികപരമായിട്ട് ഉയർന്നു നിൽക്കുന്നത് എന്ന് പറയുന്നത്
സ്പീക്കർ 1 ഏതൊരു രാജ്യത്തിനും ഏറെ അഭിമാനിക്കാവുന്ന ഒരു വിഷയമാണ്. കാരണം വളരെ ഏഹ് വളർച്ചക്കാവശ്യമുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു സമൂഹത്തിൽ മാത്രമേ നല്ല ദൈര്യശാലികളായിട്ടുള്ള

സ്പീക്കർ 2 ജെയിംസ് പറഞ്ഞതില് നല്ലൊരു കാര്യമുണ്ട് ഈ കായികമെന്ന് പറയുന്നൊരു കാര്യം ഇപ്പൊക്കെ നമ്മുടെ ആ ഏ സമ് സമൂഹത്തിൽ വല്ല്യ ഒരു ഏ ഇത്.
സ്പീക്കർ 2 ആ ഇതുള്ളൊരു കാര്യമാണ് എന്താന്ന്വെച്ചാൽ കായികം നമ്മടെ എല്ലാ ജീവിതങ്ങളിലും കൊച്ചിലേ മുതൽ വളർന്ന് വലുതാകുന്നത് വരെ നമ്മൾ ജീവിതത്തിൽ കണ്ടു ഒരു സാധനം തന്നെയാണ് കൊച്ചിലെ നമ്മൾ ഏ സ്കൂളിൽ കളിക്കുന്നത് ഏ.
സ്പീക്കർ 2 സ്പോർട്സും പിന്നെ കളികൾടെ ഏ ഇതിലും എല്ലാം ചെയ്ത് നമ്മൾ കൂട്ടുകാരും ഒക്കെ ഇണ്ടാക്കുന്നു അത് നമ്മൾ വളർന്ന് വരുമ്പോൾ ഏ സ്ക് സ്കൂളിന്ന് വളർന്ന വരുമ്പോൾ തന്നെ നമുക്ക് ഇ ന്യൂസ് പേപ്പറില് പത്രങ്ങളിൽ തന്നെ കാണുന്ന.
സ്പീക്കർ 2 ആ ആ ഓരോരോ വാർത്തകളും വല്ല്യ വല്ല്യ കായിക ഏ അഭിമുഖങ്ങൾ എല്ലാരും കാണിക്കുന്ന പ്രകടനങ്ങൾ എല്ലാം നമ്മൾ കണ്ട് കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണിത് അവരവരെ ആ.

സ്പീക്കർ 2 ആ കോടികൾ എല്ലാരേയും കണ്ട് കൊറേ പൈസയും ഇണ്ടാക്കി ഇങ്ങനത്തൊരു വല്ല്യൊരു കച്ചോടമായിരിക്കാണ് കായികം നമ്മള് കൊച്ചിലേ ബ പന്ത് തട്ടി കളിക്കുന്നത് ഇന്നിത്രേം വല്ല്യൊരു കാര്യാവുന്നതന്നെ കാണിക്കുന്നു കായികം ഇത്ര വല്ല്യ ഒരു.
സ്പീക്കർ 2 എന്ന വെച്ചാൽ നമ്മടെ ഏ ചെറിയ കാലങ്ങളിൽ നിന്ന് വലുതാവുമ്പത്തേക്കും വരെ അത്രയും ഒരു ഏ സാ വല്ല്യൊരു സാധമനാണ് കായികംന്ന് എനിക്കും തോന്നീട്ടുണ്ട് ഇപ്പോ ഇപ്പൊ ജെയിംസ് തന്നെ കൊച്ചിലേ കളിചിട്ടുണ്ടാവോലോ എന്തേലും കളികള് എന്താണ് ജെയിംസിന് പറയാനുള്ളെ.
സ്പീക്കർ 1 തീർച്ചയായും വൈഷ്ണവ് നമ്മളെല്ലാവരും കായികപരമായൊരു ഏഹ് പ്രഭിത അത് നമുക്ക് ചെറുപ്പം മുതലേയുണ്ട്. അത് വളർത്തി എടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിനായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളും

സ്പീക്കർ 1 നമ്മളെ സമൂഹത്തിലേക്ക് വരാനായിട്ടും അത് വഴി നമ്മുടെ സമൂഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായിട്ടും സാധിക്കുന്നുണ്ട്. ഇപ്പൊ കായിക പരമായ ഒരു ഏഹ് കായികം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വളർച്ചക്ക്

സ്പീക്കർ 1 അത് വളർത്തിഎടുക്കുക എന്നത് അവരുടെ ജീവിതത്തിന്റെ മൊത്തത്തിൽ ശൈലിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ മാറ്റാനായിട്ട് അവർ പ്രതീക്ഷിക്കുന്നു എന്ന് നമുക്ക് മനസിലാക്കാം. എന്ത് കൊണ്ടാണ് കായികപരമായ ഒരു കായികമെന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയ വിദ്യാലയത്തിന്റെ
സ്പീക്കർ 1 വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു ഭാഗമാകുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസിലാക്കാം പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ സാമൂഹിക പരിസ്ഥിതിയിൽ ഒരു വ്യക്തിക്ക് കായികപരമായ
സ്പീക്കർ 1 തന്റെ പ്രതിഭ വളർത്തി എടുക്കുക സാഹചര്യം കൊണ്ടോ അതിലേക്ക് ആ വിദ്യാലയങ്ങളും അധ്യാപകരേയും സമൂഹ്യവും മാതാപിതാക്കൻമാരേയും എത്രത്തോളം ഏഹ് അതിലേക്ക് അതിന്റെ പ്രസക്തി മനസ്സിലാക്കി അതിന് വേണ്ടി പരിശ്രമിച്ചു എന്നും
സ്പീക്കർ 1 നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത്രയും ആളുകളുള്ള ഒരു സമൂഹമാണ് നമ്മുടെ ഭാരതം. നമ്മുടെ കൊച്ചു കേരളത്തിലാണെങ്കിൽ തന്നെ ഇത്രയും പ്രതിഭകളുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഒന്നും ആവശ്യത്തിനുള്ള തരത്തിലുള്ള കായികപരമായ ഒരു
സ്പീക്കർ 1 പ്രീതിഭ വളർത്തി എടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ കാണുന്നില്ല. കാരണം എന്ത് ഏതൊക്കെ ഏഹ് കായിക പരമായ ഒരുപാട് ഏഹ് കളികൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുമെങ്കിലും ഇതില് മിക്കതിലും
സ്പീക്കർ 1 വളരെ പിൻപിലാണ് നമ്മുടെ ഒരു ഏഹ് നമ്മൾ അതിൽ വളരെ പിൻപിലാണ്. അതിൽ മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹം അതിന്റെ ആവശ്യകത നമ്മുടെ സമൂഹം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്.
സ്പീക്കർ 1 എന്താണ് വൈഷ്ണവിന് ഇതിനെ പറ്റി പറയാനുള്ളത്?
സ്പീക്കർ 2 അത് ജെയിംസ് പറഞ്ഞതില് കാര്യമുണ്ട് ജെയിംസിനറിയാവോന്നെനിക്കറിയില്ല പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്നേന് മുന്നേ ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ പഠിക്കുമ്പോൾ ഞങ്ങടെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒട്ടും തന്നെ കായികപരമായ ഒരുതില്.
സ്പീക്കർ 2 ഒരു നടപടിയും ഒരു ആ ശക്തിയും കൊടുക്കാത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനായിരുന്നു ഞങ്ങടേത് ഞങ്ങൾ ഏ ഞങ്ങടെ സഹപാഠികൾക്കെല്ലാർക്കും ഭയങ്കര ആവേശവും ആ ആഗ്രഹോണ്ടായിരുന്നൊരു കാര്യമാണ് ഏ എങ്ങനെ കളിക്കണം.
സ്പീക്കർ 2 വേറെ വേറെ ഏ നെലയിലൊക്കെ പോയി കളിക്കണം എന്നൊക്കെ ആഗ്രഹണ്ടായിട്ടും അങ്ങനെ കളിച്ചൊരു കൂട്ടുകാരനെനിക്കുണ്ടായിട്ടും ഞങ്ങടെ സ്ഥാപനത്തിലെ ആ അത് ആ.
സ്പീക്കർ 2 അത് അവരൊക്കെ ഞങ്ങക്ക് അങ്ങനൊരു അവസരം തന്നെ തന്നിട്ടില്ല ഞങ്ങൾ കൊറേ പോയി സംസാരിച്ച് നോക്കീട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാർടെ ഒരു മനസ്സിലെ ഇത് തന്നെ പഠിത്തമാണ് വലുത് പഠിത്തമാണ് എല്ലാർക്കും കൊടുക്കണ്ടേ എന്നുള്ളൊരു വിചാരം വന്നു.
സ്പീക്കർ 2 കായികമായിട്ടുള്ളൊരിതില് ഇത്രേം വല്ല്യൊരു ഇത്ണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ലോക കപ്പിലെ ഖത്തറിന്ന് ഒരാൾക്കന്നെ എന്തോരം ലക്ഷണങ്ങള് ഓ കോടികള് വരുമാനായിട്ട് കിട്ട്ണത് എല്ലാ രാജ്യങ്ങളിലും.
സ്പീക്കർ 2 എൽ ഏറ്റോം കൂടുതൽ കാണുന്നൊരു കാര്യാണ് എല്ലാ കായികങ്ങളും ബാസ്കറ്റ്ബാൾ ഫുട്ബോൾ ക്രിക്കറ്റ് ക്രിക്കറ്റിന്റെ കാര്യം ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തോരം ആ പ്രതിഭകളാണ് നമ്മടെ രാജ്യത്ത് തന്നെ ഉള്ളെ ഇങ്ങനൊക്കെ ഇത്രേം വല്ല്യ കാര്യം ഇണ്ടായിട്ടും.
സ്പീക്കർ 2 നമ്മളെ ഈ രാജ്യത്തെ വിചാരെന്താണ് വെച്ചാൽ കായികംന്ന് പറയുന്നത് വല്ല്യ കാര്യമില്ലാത്തൊരു കാര്യമാണ് എത്ര എന്തോരം പ്രോത്സാഹിപ്പിക്കണ്ട വല്ല്യ ആവശ്യം ഇല്ല പ്രോത്സാഹിപ്പിക്കണ്ടൊരാളുണ്ടെങ്കിൽ അവര് തന്നെ പൊയ്ക്കോളും ഉം നമ്മടേ.
സ്പീക്കർ 2 ബി സി സി എ ഒക്കെയാണെങ്കിൽ മൊത്തം ആ കാശും അതിന്റൊരു പേരിലാണ് വരുന്നത് കഴിവ്ന്നൊരു കാര്യം ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ലാ എന്റെ സ്കൂലിന്റൊരു കാര്യത്തിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റൊരു കാലത്തിൽ തന്നെ ഇങ്ങനത്തൊരിതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൽ.
സ്പീക്കർ 2 കായികത്തിന്റൊരു സ്വാധീനം കൂട്ടികൊണ്ട് വരുന്നത് ഇപ്പതാ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഏ നീരജ്ന്ന് പറയുന്നൊരു ഒളിമ്പിക്‌സ് വിജയിച്ചൊരു ആ ആ ആളിണ്ടായിരുന്നു അയാൾക്കിപ്പെന്തോരം അത് സ്വാധീനമാണുള്ളത്.
സ്പീക്കർ 2 അങ്ങനത്തെ ഇത്രേം ആവശ്യമായിട്ടുള്ളൊരു കാര്യാണ് കായികം എന്നാലും നമ്മുടെ രാജ്യതിനെ തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇപ്പൊ ഇതിനെന്താ ചെയ്യേണ്ടേന്ന് ഏ ജെയിംസിന് വല്ല ഉദ്ദേ ആ അറിവുണ്ടോ.
സ്പീക്കർ 1 തീർച്ചയായും വളരെ വളരെ കായിക പ്രസക്തിയായിട്ടുള്ള ഒരു ദൃശ്ചയമാണ് ഒരു ആശയമാണ് വൈഷ്ണവ് ഇപ്പോൾ ചൂണ്ടി കാട്ടിയത്. അത് അതിന്റെ അതിന്റെ ഉത്തരമായി പറയുന്നതിന് മുമ്പ് എൻറെ അനുഭവം തന്നെ ഞാനൊന്ന് പറയട്ടെ.
സ്പീക്കർ 1 ഞാൻ അല്ലെങ്കിൽ നമ്മളെ കേരളം ഇപ്പൊ മൊത്തം ഒരു പക്ഷെ കണ്ട് വരുന്ന ഒരു പ്രക്രിയ ആയിരിക്കും ഇത്. കായികത്തിനായി കായിക ശേഷി വളർത്തി എടുക്കാനായിട്ട് എല്ലാ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും എല്ലാ പഠന ശാലകളിലും എല്ലാ
സ്പീക്കർ 1 കലാലയങ്ങളിലും കുറച്ചു സമയം മാറ്റി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആ ആഹ് പ്രതേക സമയം നോക്കി മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കാനുള്ള പ്രവണത നമ്മള് കാണുന്നു. കാരണം ഏഹ് നമ്മുടെ ഏഹ് സമൂഹത്തെ
സ്പീക്കർ 1 സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷെ മറ്റു വിഷയങ്ങളാണ് അവര് കായിക പരമായ വളർച്ചയേക്കാൾ മുന്നിൽ കൊട്ക്കേണ്ടതെന്ന് പറയുന്ന ഒരു മൂഢമായ ചിന്താഗതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് മാറ്റി എടുക്കണം. അത് പോലെ തന്നെ
സ്പീക്കർ 1 ഈ വ്യവസായത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മള് പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോ ഒരു കാൽപന്ത് കളിയുടെ മായാജാലം ഖത്തറിൽ നടന്നു കൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയാമല്ലോ? ഒരുപാട് കോടി ക്കണക്കിന് രൂപ മുടക്കിയുള്ള ചിലവഴിച്ചിട്ടുള്ള ഒരു
സ്പീക്കർ 1 പരിപാടിയാണ് അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിലൊന്നും നമുക്ക് നമ്മുടേതായ ഇത്രയും ആളുകളുള്ള ഒരു സമൂഹത്തിൽ നിന്ന് നമ്മുടേതായ ഒരു ഏഹ് ഒരു ഒരു കുറച്ചാൾക്കാരെ സംഘടിപ്പിച്ച് അതില് ഏഹ് അതില്
സ്പീക്കർ 1 ഒരു ഭാഗമായി ചേരാൻ സാധിച്ചിട്ടില്ല നമ്മള് വളരെ സങ്കടകരമായ ദൗർഭാഗീകരമായ ഒരു കാര്യമാണ്. എന്ത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇതൊക്കെ മാറ്റം വരണം മാറ്റങ്ങൾ നമ്മുടെ ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടത്.

സ്പീക്കർ 1 ആകർഷിച്ചു എടുക്കുന്നത്. അപ്പൊ എന്ത് കൊണ്ടാണ് ഒരു പക്ഷെ നമുക്ക് സാധിച്ചില്ലെങ്കിലും നമ്മുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം
സ്പീക്കർ 1 വിദ്യാഭ്യാസ സമ്പ്രദായം മൊത്തത്തിൽ മാറ്റിയെടുക്കണം. ഒരു പക്ഷെ ഒരു വ്യക്തിയുടെ വിദ്ദേശം എന്ന് പറയുന്നത് ആഹ് വ്യക്തിയുടെ മൊത്തത്തിലുള്ള അവസ്ഥയാണ്. അതിന് ശാരീരികമായ വളർച്ചയും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.
സ്പീക്കർ 1 അതിലേറ്റവും എളുപ്പമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഏഹ് രീതിയാണ് കായിക പരമായ ഒരു ഏഹ് പ്രതിഭയോട് അതിനുള്ള ഒരു അവസരം എത്തിച്ചു കൊടുക്കാ എന്നത്. കാരണം അതിലൂടെ ശാരീരികമായ വളർച്ച
സ്പീക്കർ 1 മാത്രമല്ല ഒരു ഒരു പാട് പേര് സങ്കടം സംഘടിതമായ ഒരു പ്രക്രിയയാണോ അവർക്ക് ഏതൊരു മത്സരമായാലും ഏതൊരു കളി ആണെങ്കിലും ഘടനയുടെ ആഹ് ഒരു മനുഷ്യ ബന്ധത്തിന്റെ ഒരു അടയാളം കൂടിയാണ്.
സ്പീക്കർ 1 അത് അതിലൂടെ ഒരു മൊത്തത്തിലുള്ള ഒരാളുടെ വളർച്ചയാണ് ആഹ് കായികപരമായ ഒരു ഏഹ് ഏഹ് ഇപ്പൊ കായിക പരമായ വളർച്ചയിലൂടെ ഒരാൾ ഒരു ഏഹ് ആഹ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൾപ്പെടുന്നതിലൂടെ അത് ലക്ഷ്യമാക്കുന്നത്.

സ്പീക്കർ 2 ജെയിംസ് പറഞ്ഞൊരു കാര്യത്തോടെനിക്ക് യോജിക്കാനുണ്ട് എന്താന്നെച്ചാൽ നമ്മളിപ്പോൾ നമ്മടെ മുതിർന്നവരെയോ ഏ തലമുറയോ മനസ്സിലാക്കണെങ്കിൽ ആദ്യം നമ്മളീ കായികത്തിന്റെ എന്തൊക്കെയാണ് ഏറ്റോം വല്ല്യ ആ നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഇപ്പൊ ജെയിംസ് പറഞ്ഞ പോലെ.
സ്പീക്കർ 2 കുട്ടികൾക്ക് ശാരീരിക വളർച്ച വളരേ വളരേ ആവശ്യള്ളൊരു കാര്യാണ് കുട്ടികൾ ആ ചെറിയ വയസ്സിൽ തന്നെയാണ് അവർക്കേറ്റോം കൂടുതല് കഴിവും ഇതുണ്ടാകാനുള്ള സമയള്ളത് ആ സമയത്തും തന്നെ അവർക്കത് മനസ്സിലാക്കി കൊടുക്കുകയും അതിനെ അവർക്ക് ഏ.
സ്പീക്കർ 2 ചെയ്ത് നോക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നതാണ് ഏറ്റോം ആവശ്യായിട്ടുള്ള കാര്യം അത് നമ്മളെന്തായാലും അവരെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇതും ഇങ്ങനത്തെ കാര്യങ്ങൾ ശാരീരിക വളർച്ച അതേപോലെ തന്നെ സൗഹൃദം സൗഹൃദംന്ന് പറയുന്നത് ഒരു.
സ്പീക്കർ 2 ഏ കായിക ഇതിൽ വരുന്ന സൗഹൃദം എന്താണെന്ന് ഞാൻ ജെയിംസിനോട് പറയണ്ട ആവശ്യല്ലല്ലൊ അങ്ങനെ കൂടി ചേർന്ന് ഒരു ഓ കൂട്ടായ്മയായിട്ട് ഒരു ആ വല്ല്യ ഒരു.

സ്പീക്കർ 2 എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം തന്നെ കായികത്തിൽ അതാണ് ആ ഒരു സാധനം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം എന്താന്നെച്ചാൽ ഏ ഇപ്പം ഞാൻ തന്നെ പറയാണെങ്കിൽ ഞാനെന്റെ സ്കൂൾ സമയത്ത്.
സ്പീക്കർ 2 എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് കാണാം കായികത്തിലെന്താണ് ആ ഒരു ആ കൂട്ടായ്മയുണ്ടാകുന്നതും ശാരീരിക വളർച്ച ഉണ്ടാകുന്നതും ഒക്കെ ഏ കായികത്തിലിങ്ങനെ ശെരിക്കേർപ്പെട്ടാൽ മാത്രേ ഇണ്ടാവൂ.

സ്പീക്കർ 2 നമ്മളതിനെ എങ്ങനെയാ കൊണ്ട് വരണ്ടേന്ന് ഏ എത്ര വർഷാവുംന്ന് പോലും എനിക്കറിയില്ല കാരണം പതുക്കെ പതുക്കെയാണ് മാറ്റം വരുന്നത് ഇത്രേം വല്ല്യ ഒരു ഏ.
സ്പീക്കർ 2 സ്വാധീനുള്ളൊരു കാര്യായിട്ടും നമ്മടെ പൂർവികരിത് ശ്രദ്ധിക്കുന്നു പോലും ഇല്ല എനിക്ക് തന്നെ കൊറേ ആ ഇതായിട്ടുണ്ട് എനിക്ക് എന്റെ ചെറിയ വയസ്സിൽ ശെരിക്ക് കാൽപന്ത് കളിയിലോ ബാസ്കറ്റ്ബാളിലോ ഒന്നും എനിക്ക് ശെരിക്കും പങ്കെടുക്കാൻ പറ്റീട്ടില്ല കാരണം എനിക്കതിനുള്ളൊരു അവസരം കിട്ടീട്ടില്ല.
സ്പീക്കർ 2 ആ ഒരു കാര്യം നമ്മളെന്തായാലും മാറ്റിയെടുക്കണം ജെയിംസ് പറഞ്ഞ പോലെ തന്നെ പിന്നേ ഏ എന്താ നമ്മടെ രാജ്യത്തിൻറെ ഒരു വളർച്ചക്ക് തന്നെ കായികംന്ന് പറയുന്നൊരു കാര്യം എത്ര വല്ല്യൊരു കാര്യാണെന്ന് ഞാൻ ജെയിംസിനെ പറഞ്ഞ് മനസ്സിലാക്കണ്ട കാര്യല്ലല്ലൊ അത് നമ്മൾ എങ്ങനെ നോക്കണ്ടേ എന്നുള്ളൊരു വല്ല്യ കാര്യാണ് പക്ഷെ.
സ്പീക്കർ 2 നമ്മുടെ രാജ്യം തന്നെ അതിനെ ആവശ്യത്തിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രോത്സാഹനണ്ട് പക്ഷെ ആവശ്യത്തിനുള്ളൊരു പ്രോത്സാഹനം നമ്മടെ രാജ്യതുവരെ കൊണ്ടന്നിട്ടില്ല ഇനിയും കൂട്ടാംന്നാണ് എന്റൊരഭിപ്രായം ജെയിംസിനതിനെ കുറിച്ചെന്താണ് പറയാനുള്ളെ.
സ്പീക്കർ 1 തീർച്ചയായും വൈഷ്ണവ് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതില് അന്തസുറ്റ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. കായികത്തിന്റെ കായിക മേഘലയുടെ വളർച്ചയെ പറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രസക്തിയെ പറ്റി നമ്മൾ,
സ്പീക്കർ 1 ചർച്ച ചെയ്യുന്നത് വളരെ വലിയ്യൊരു കാര്യമാണ്. രണ്ട് പ്രശ്നങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് അനുഭവിക്കുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷെ ഏഹ് ആഗവ ഒരു
സ്പീക്കർ 1 അതിൽ ഒരു പക്ഷെ ഇതൊരു കായിക മേഖല അല്ലെങ്കില് വളരെമികച്ച ഒരു ആകെയുള്ളൊരു സ്പാർക് കാണാൻ സാധിപ്പിക്കുന്നില്ല. ആ രണ്ടിലും ഒരു ഉപകാരവുമില്ലാത്ത വളരെ വളരെ ഏഹ്
സ്പീക്കർ 1 ഏഹ് ഒരു ഒട്ടും ഏഹ് ഏഹ് ഏഹ് സാമ്പത്തികമായിട്ട് ഒട്ടും പ്രതിഫലം ലഭിക്കാത്ത ഒരു സംഗതിയായിട്ടാണ് അതിൽക്ക് ഒരുപാട് പേര് നോക്കി കാണുന്നത്. അതുകൊണ്ട് അത് ശെരിയാണ്. ഇന്നത്തെ സമൂഹത്തിലുള്ള ആളുകള്.
സ്പീക്കർ 1 പ്രതിഫലം നോക്കിയെടുക്കണെങ്കിൽ വ്യവസായപരമായിട്ടുള്ള ഒരു വളർച്ച ഇതിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്.
സ്പീക്കർ 1 അപ്പൊ കായികം ഇതിനെ സംബന്ധിച്ചുടത്തോളം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു കഴിഞ്ഞു. അതിനൊരു പരിസ്ഥിതി ഉണ്ടായില്ലാന്ന് പറയുന്നത് ആ അതൊരു നമ്മൾക്ക് തന്നെ അനുസരിക്കേണ്ടി വന്നാൽ ദുരനുഭവം അതിൽ നമ്മൾ മറ്റ് കേവലം ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ
സ്പീക്കർ 1 ദൃഡ നിശ്ചയം എടുത്ത് അതിന് വേണ്ടി നമ്മൾ പോരാടുകയാണ് എഹ് നമ്മൾക്ക് യഥാർതത്തിൽ ഒരു സാമൂഹിക പരമായിട്ടൊരു ജീവി എന്നൊരു നിലയിൽ ആ വളർച്ചയുണ്ടാകുന്നത്. ഒരു കൂട്ടായ്മയുടെ ഒരു സന്ദേശമാണ് കായിക മേഖല

സ്പീക്കർ 1 നഷ്ടപ്പെട്ട് പോയതിനെ ഓർത്തു ജീവിക്കാതെ ഇന്നീ എന്തൊക്കെ സാഹചര്യങ്ങൾ നമ്മക്കുണ്ട് ഇനി നമുക്ക് ഇത് ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുകൂടി ചിന്തിക്കുമ്പോഴാണ് അതൊരു പ്രായ ബേദ മന്യേ ചെയ്യാവുന്നൊരു കാര്യമാനെന്ന് തിരിച്ചറിയൽ നമുക്കുണ്ടാവുന്നത്.
സ്പീക്കർ 1 ആ ഒരു ഏഹ് വിഷയം പറഞ്ഞു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഏഹ് നിർത്തുന്നു. എന്തെങ്കിലും ഏഹ് താങ്കൾക്ക് ബോധിപ്പിക്കാൻ ഉണ്ടോ അത് പറഞ്ഞുകൊണ്ട് നമുക്ക്
സ്പീക്കർ 2 ജെയിംസ് പറഞ്ഞതിത്തന്നെ ഞാൻ പറയാനുള്ളത് കൂടുതലും ജെയിംസ് ഇതേത് കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞ കാര്യം ശെരി തന്നെയാ നമുക്കിപ്പൊ സംസാരിച്ചോണ്ടും ഇങ്ങനെ എത്രേം പെട്ടന്ന് മാറ്റാവുന്നൊരു കാര്യല്ല പതിക്കെ പതിക്കേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ സ്കൂളുകളിൽ ഏ തൊട്ട് തന്നെ തൊടങ്ങാവുന്നൊരു മാറ്റമാണിത്.
സ്പീക്കർ 2 അത് നമുക്ക് പതുക്കേ നമ്മലും വല്ല്യ വല്ല്യ ആൾക്കാരാകുമ്പോൾ നമുക്ക് ചെയ്ത് തൊടങ്ങാന്ന് മാത്രേ എനിക്ക് പറയാനുള്ളൂ ഇന്നാ ശെരി.